നമ്മളുടെ കുടുംബക്കാർ, ബന്ധുക്കൾ നമുക്ക് എത്ര ബന്ധുക്കളുണ്ട് ബന്ധുമിത്രാദികൾ ഉണ്ട് അവരെയെല്ലാം നമ്മൾ നന്നായി നോക്കണം. അതായത് അവരുടെ അവ അവർക്ക് സുഖമാണോ അവരുടെ സാമ്പത്തിക നില നല്ലതാണോ? നമ്മളുടെ സാമ്പത്തിക നില നോക്കി അവർ പട്ടിണി കിടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ അയൽവാസികൾ അവരുടെ കാര്യവും നമ്മൾ നന്നായി നോക്കണം. കാരണം അയൽവാസി പട്ടിണി കിടക്കുമ്പോ നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം അവര് കഴിക്കുന്നുണ്ടോ? എന്നും കൂടി നമ്മൾ അതും കൂടി നമ്മൾ നോക്കാൻ ശ്രമിക്കുക.

കടന്നു വന്ന വഴി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളെ നടക്കാൻ പഠിപ്പിക്കുക അതുപോലെ നമ്മളുടെ കാര്യം നന്നായി നോക്കി നമ്മളെ ഈ നിലയിൽ അവർ ആക്കുമ്പോ അവരെ ഒരു വൃദ്ധസദനത്തിലേക്കോ മറ്റ് ആശ്രമങ്ങളിലേക്കോ ആക്കാതെ അവർക്കെന്തെല്ലാം ആവശ്യമാണ് എന്തെല്ലാം അവർക്ക് വേണം എന്ന് കൂടി നമ്മൾ ഏർ മനസിലാക്കുക. അതറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. മരുന്ന് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങി കൊടുക്കുക. അവർക്ക് എവിടെയെങ്കിലും യാത്ര പോവണം എന്നുണ്ടെങ്കിൽ നമ്മളും അവരെ സഹായിച്ച് അവരുടെ കൂടെ പോവുക അതുപോലെ അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക. ഇതെല്ലാം അവർക്ക് അവരുടെ വയ്യാത്ത കാലത്തായാലും, വയസ്സ് ആവുന്ന കാലത്തായാലും പ്രായമാവുമ്പോ അവർക്കുള്ള ഓരോ ആഗ്രഹങ്ങളും നമ്മൾ കണ്ടറിഞ്ഞ് മനസിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കാരണം അവരാണ് നമ്മളെ ചെറുപ്പത്തിൽ എടുക്കു എടുത്ത് നടക്കുകയു അവർക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ ചെറുതിലെ വളരെ ഇ ചെറുതിലെ തൊട്ട് നമ്മളെ നന്നായി മനസിലാക്കി നമ്മളുടെ കൂടെ കളിക്കുകയും, നമ്മളെ അച്ഛനോ അമ്മയോ നമ്മളെ വഴക്കു പറയുമ്പോൾ അവരെ ചീത്ത പറഞ്ഞ് നമ്മളെ എടുത്ത് നമ്മളെ നമ്മള് കരയുകയാണെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതൊക്കെ അവരാണ്. so അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ നന്നായി നോക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മൾടെ അമ്മമാർ ആണ് നമ്മളെ വളരെയേറെ സ്നേഹിച്ച് നമ്മൾ ജനി ക്കുന്നതിന് മുൻപേ തന്നെ അവർ നമ്മളെക്കുറിച്ച കണ്ട സ്വപ്‌നങ്ങൾ ആണ് ആൺകുഞ്ഞാവട്ടെ പെൺ കുഞ്ഞാവട്ടെ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക അതായത് മനസില് നല്ല സന്തോഷവും സംതൃപ്തിയും കാരണം എന്ത് കുട്ടിയായാലും ഒരു കുറവും കൂടാതെ കയ്യിലേക്ക് ഒരു അസുഖവും കൂടാതെയൊര് കൈയ്യിലേക്ക് ലഭിക്കുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ സമയത്ത്. ഗർഭകാല സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം നമ്മെ അവര് നോക്കുന്നത് അത്രയേറെ ഇതിലൂടെയാണ് അവർ നോക്കുന്നത്. നന്നായി നോക്കി വളർത്തും നമ്മൾക്ക് എന്ത് വന്നാലും നല്ലൊരു ചെറിയൊരു തലവേദന പനിയാവട്ടെ അപ്പൊ നമ്മളെ എടുത്ത് കൊണ്ടുപോയി ആശുപത്രിയിലോട്ടു പോവുന്നത് നമ്മൾടെ അച്ഛനോ അമ്മയോ ആണ് അതുകൊണ്ടു തന്നെ അവരെ നമ്മൾ നന്നായി സ്നേഹിക്കുകയും അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും അതുപോലെ അവർക്കെന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊടുക്കുകയും പ്രായമാവുമ്പോൾ അവരെ നന്നായി നോക്കുകയും എല്ലാം ചെയ്യണം നമ്മളുടെ ആദ്യത്തെ അദ്ധ്യാപിക അല്ലെങ്കിൽ teacher ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ് കാരണം അമ്മയെ അമ്മയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചെറിയ കുട്ടി ആവുമ്പൊ നന്നായി മനസിലാക്കുന്നത് നമ്മളുടെ അമ്മമാരാണ് കാരണം അവർക്ക് നമ്മളെ മനസിലാവുന്നിടത്തോളം വേറാർക്കും നമ്മളെ മനസിലാക്കാൻ സാധിക്കില്ല. അങ്ങേയറ്റം നമ്മളെ മനസിലാക്കാൻ സാധിക്ക നമ്മളുടെ അമ്മ അമ്മമാർക്കാണ്. അമ്മ എന്ന്പറഞ്ഞാൽ രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല കാരണം അവരുടെ സ്നേഹം പറയുന്നത് അളവില്ലാത്തതാണ് അത്രയേറെ സ്നേഹിച്ച് നമ്മളെ വളർത്തി വലുതാകുമ്പോൾ നമ്മളും അവർ പറയുന്നത്

അതുപോലെ തന്നെ നമ്മളുടെ ഏർ അച്ഛൻ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ എന്നാണ് പറയാ അവരും നമ്മളെ നന്നായി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമ്മളെ ഒരു സ്ഥാനത്തെത്തിക്കുന്നതു വരെ വളരെയേറെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് അവർ വളർത്തി നോക്കുന്നത് അതുകൊണ്ടു തന്നെ അവർക്ക് നമ്മൾ അവരെയും നമ്മൾ നന്നായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം നമ്മൾടെ നമ്മുക്ക് എന്ത് ആവശ്യം വന്നാലും അവരോട് പറയുകയും അവര് അവരോട് പറഞ്ഞ അപ്പോൾ തന്നെ അവർ നമുക്ക് അതിനു വേണ്ട എന്തും ചെയ്തു തരുന്നേ നമ്മുടെ അച്ഛനും അമ്മയുമാണ് വേറാർക്കും നമ്മളെ അങ്ങനെ മനസിലാക്കാനും ഒന്നും കഴിയില്ല അച്ഛനമ്മ കുടുംബക്കാർ പിന്നെ നമ്മളുടെ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളെ ഏർ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയാൽ നമ്മളും അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലേക്കാകും അത് അതുകൊണ്ട് നമ്മൾ നല്ല കൂട്ടുകെട്ടിലേക്ക് പരമാവധി പോവാൻ ശ്രമിക്കുക കാരണം നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നും നമുക്ക് നന്നായിട്ട് പഠിക്കാനും തിരിച്ചറിയാനും എല്ലാം സാധിക്കുന്നത് നമ്മള് ഇപ്പോഴും നല്ല കൂട്ടുകെട്ടുകളില് പരമാവധി പോവുക കാരണം നമ്മളുടെ friend നമ്മളുടെ കൂട്ടുകാർ എങ്ങനെയാണ് അതുപോലെയാവും പിന്നെ നമ്മളുടെ സ്വഭാവവും. നമ്മളെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തി എന്നുള്ള നിലക്ക് ഓരോരോ വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ നമ്മളെ മനസിലാക്കാൻ നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും നന്നായി പഠിക്കണം അതുപോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ ഓരോരോ ചിട്ടവട്ടങ്ങൾ നന്നായി പഠിക്കുകയും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് എന്നെങ്കിലും വേണ്ട അല്ലെങ്കിൽ വേണം എന്ന് പറയാൻ നമ്മൾ പഠിക്കുകയും വേണം ഒന്നിലേക്കും പിന്നോക്കം നിൽക്കാതെ എല്ലാത്തിലും നന്നായി മുന്നോട്ടു പോവുകയും അതുകൊണ്ടു തന്നെ ഏർ എന്തെങ്കിലും നല്ല കഴിവുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് മറച്ചു വെക്കാതെ അത് നന്നായി പ്രകടിപ്പിക്കുകയും വേണം കാരണം നമ്മളുടെ ആ കഴിവിൽ കഴിവ് കൊണ്ടാവാം ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഭാവിയുണ്ടാവുക എനി എനിക്ക്ന്ന് പറഞ്ഞാല് ഇപ്പോളുള്ള കഴിവ് എന്നുച്ചൽ മൈലാഞ്ചി ഇടലാണ് അതോണ്ട് തന്നെ ഞാൻ അതിൽ നന്നായി നോക്കുകയും അതുമൂലം കുട്ടികൾ എന്നെ തിരഞ്ഞു വന്ന് മൈലാഞ്ചി ഇട്ടുകൊടുക്കാറും ഉണ്ട്‌ ഞാൻ ആ ഒരു മേഖലയിൽ വളരെയേറെ ആ മേഖല വളരെ ഇഷ്ടാന്ന് അത്കൊണ്ട് തന്നെ ഞാൻ എനിക്ക് മെയിലാഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ ഏറെ ഇഷ്ടാണ് so അത്പോലെ നമ്മളുടെ ഓരോരോ കഴിവും തിരിച്ചറിയുകയും നമ്മൾ അതിലോട്ട് ആഴ്ന്നിറങ്ങി ചിന്തിച്ച് അതിനു വേണ്ട എല്ലാം കണ്ടെത്തി നമ്മൾ നമ്മളുടെ കഴിവ് മനസ്സിലാക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും വേണം പിന്നെ കുട്ടിക്കാലത്തെ അനുഭവം എന്നു പറഞ്ഞാലെന്റെ ഏർ school ജീവിതം LPUP എന്നുള്ള രണ്ട് school ജീവിതത്തിലും വളരെയേറെ പഠനത്തിൽ വളരെയേറെ പിന്നോട്ടായിരുന്നു പിന്നെയാണ് ഉയർന്ന പഠനത്തിലാണ് എനിക്ക് ഏർ നന്നായി mark ലഭിക്കുകയും അതുമൂലം നല്ല ഒരു സ്ഥാനത്ത് എത്താനും കഴിഞ്ഞത് അതുപോലെ അത്പോലെ high school ല് നമ്മൾടെ teachers നമ്മൾടെ അധ്യാപികമാരാണ് നമ്മൾടെ നമ്മളെ മനസിലാക്കേണ്ടത് ആദ്യം നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു നമ്മൾ പിന്നോട്ട് നിക്കാതെ നമ്മൾടെ ഓരോരോ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രയത്നിക്കുകയും അതുകൊണ്ട് അത് അതുമൂലം നമുക്ക് നല്ല ഒരു നിലയിലേക്കെത്താൻ സാധിക്കുകയും നമ്മൾടെ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അദ്ധ്യാപിക കണക്ക് teacher അത്പോ കണക്ക് teacher ആണ് എന്നെ കണക്കില് നന്നായി സഹായിച്ചത് അതുകൊണ്ട് തന്നെ കണക്ക് പരീക്ഷയിൽ നല്ലയൊരു ഏർ ഇതിൽ നല്ല mark ലഭിക്കുകയും അതുകൊണ്ട് തന്നെ എനിക്ക് ഏർ കണക്ക് നന്നായി പഠിക്കുകയും ചെയ്തു. കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കളിയിലൂടെ പഠിച്ചെടുക്കേണ്ട ഒന്നാണ് അല്ലാതെ നമ്മൾ അതിനും നാം എന്തും നമ്മൾ പഠിച്ചെടുക്കുമ്പോ അതിൽ നന്നായി അത് നല്ല എന്താ എന്താണ് കഠിനാദ്ധ്വാനം ചെയ്ത് പഠിക്കണം പിന്നെ ഒരു ഇത് ഒക്കെ ഏർ മനസ്സിൽ ആദ്യം വെക്കരുത് നമ്മള് ഏർ എല്ലാതും എളുപ്പമാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ പഠിച്ചെടുക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക പിന്നെ എന്റെ ഈ ജീവിതം ഏർ ഈ ജീവിത ഘട്ടത്തിലൂടെ ഓരോ കാര്യ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളുടെ വരാൻ ഇരിക്കുന്ന അതായത് ഭാവി ഭാവിയിലെ ഓരോ ഏർ കഴിഞ്ഞു പോയ പാഠങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലേക്ക്ക് എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ട് ഏർ പെട്ടതാണ് കാരണം

വേദനിക്കുന്ന ഓരോ അനുഭവമായിക്കോട്ടെ അതെല്ലാം നമ്മളുടെ വരാൻ ഇരിക്കുന്ന അതായത് ഭാവിയെ ഭാവിയിലെ നമ്മള് എല്ലാം തരണം ചെയ്യാൻ നമ്മളെ സഹയിക്കും അത്പോലെ നമ്മക്ക്

നമ്മൾ ജീവിതത്തിൽ കടന്നു പോയ ഓരോ പ്രതിസന്ധികളാണ് അത്പോലെ നമ്മളുടെ പിന്നെ പറയാണെങ്കിൽ നം നമ്മൾടെ ഓരോ സുഹൃത്ത് ബന്ധങ്ങൾ അതുപോലെ അധ്യാപകർ മാതാപിതാക്കൾ എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മള് നമ്മൾടെ ഓരോ ഏർ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത് നല്ല നല്ല സുഹൃത്തുക്കളെ ഏർ പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചീത്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകാതെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും വേണം പിന്നെ പിന്നെ നമ്മളുടെ മാതാപിതാക്കൾ അതുപോലെതന്നെ നമ്മളുടെ ഉം മുത്തശ്ശി മുത്തച്ഛൻ അങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം നമ്മളുടെ ജീവിതത്തിന്റെ ഓരോരോ ഏർ ഘട്ടങ്ങളും കടന്നു പോയ ഓരോ വഴികളും മറക്കാതെ നമ്മൾ ഏർ വന്ന വഴി മറക്കാതെ നമ്മള് എല്ലാ പ്രതിസന്ധികളും മനസിലാക്കി നമ്മളെ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും ഓരോന്ന് പഠിച്ചെടുത്ത ഓരോരോ പാഠങ്ങൾ മനസിലാക്കി നമ്മളെ നല്ലമാർഗ്ഗത്തിലൂടെ അതായത് നല്ല നേരെ നേർ വഴിയിലൂടെ പോവുകയും ഏർ

hello നമസ്കാരം ഞാൻ കഴിഞ്ഞ class ൽ പ്രളയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു . പ്രളയം മൂലം ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ class ൽ ഞാൻ സംസാരിച്ചിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവസാനമായി ഞാൻ നിർത്തി വെച്ചത് കൃഷിയെ പറ്റി ആയിരുന്നു. കൃഷിയെ അതായത് രണ്ടായിരത്തിപതിനെട്ടില് കൃഷി സ്ഥലങ്ങൾ നശിച്ചതും അതു മൂലം ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ class ൽ ഞാൻ പറഞ്ഞ് വെച്ച് നിർത്തിയിരുന്നു.

ഉണ്ടായിട്ട് ഉണ്ട്. ഒരുപാട് വരുമാനം ഇല്ലാതായിട്ട് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ class ൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എങ്കിലും ഇങ്ങനെ ഒക്കെ പ്രശ്നങ്ങൾ നടന്നത് മൂലം ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഒക്കെ നശിച്ചത് മൂലം ആ കുടുംബങ്ങൾക്ക് വരുമാനം ഇല്ലാതായി എന്നു ഞാൻ പറഞ്ഞു. അവർക്ക് ഒക്കെ ഒരു സഹായം ആയി നമ്മുടെ government പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നു. government മറ്റും പ്രവർത്തിച്ചിരുന്നു . അവർക്ക് ധനസഹായം മറ്റും നൽകി government പ്രവർത്തിച്ചിരുന്നു. അത് നല്ല ഒരു കാര്യം ആണ്. വളരെ സന്തോഷകരമേറിയ ഒരു കാര്യം ആണ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ കഴിഞ്ഞ class ൽ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു കൃഷിയെ ആസ്പദമാക്കി ഇപ്പോഴും പല ആളുകളും ജീവിക്കുന്നുണ്ട്. കൃഷിയെ മാത്രം അതുപോലെ തന്നെ വരുമാനം വരുമാനം തൊഴിൽ മുടങ്ങുന്നത് വഴി വരുമാനം ഉണ്ടാക്കി ഇല്ലാതാക്കി അതിനു പ്രശ്നങ്ങൾ ഒക്കെ നടന്നിരുന്നു അവർക്ക് ഒക്കെ സഹായമായി government പ്രവർത്തിച്ചിരുന്നു. അത് വളരെ അധികം സന്തോഷകരമായ കാര്യമാണ്. അവർക്ക് പല സഹായങ്ങളും നല്കിയിരുന്നു. ഇപ്പോ ഞാന് പ്രകൃതി മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങള് കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാരുന്നു പിന്നെ ഒരുപാട് പേര് പേരുടെ മരണത്തിന് രണ്ടായിരത്തിപ്പത്തിനെട്ടിലെ പ്രളയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മരണത്തിലേക്ക് പോയിരുന്നു കാരണം,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 വെള്ളത്തിന് അടിയിലായിരുന്നു. അവരെ രക്ഷിക്കാൻ ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. ഒരുപാട് പേരുടെ ജീവൻ എടുത്ത മഹാ ദുരന്തം ആയിരുന്നു രണ്ടായിരത്തിപ്പതിനെട്ടിലെ നമ്മൾ ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത,

ഏകദേശം ഓഗസ്റ്റ്, ജൂലൈ മാസത്തിൽ നിൽക്കാതെ പെയ്തിരുന്ന മഴയും അമിതമായ മഴയും, ന്യൂനമർദ്ദവും ഒക്കെ മൂലയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഒക്കെ മൂലം ആണ് അന്ന് പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചത്. പ്രളയത്തിന് കാരണമായത്.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 ഇപ്പോഴും മനസ്സിൽ ഒരു തീരാദുഖമായി അവർക്ക് അന്നത്തെ പ്രളയം തീരാദുഖമായി കിടക്കുന്നുണ്ടാകും. കാരണം അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട കുടപ്പിറപ്പുകൾ അതുപോലെ മറ്റ് അംഗങ്ങൾ ഒക്കെ വെളളത്തിനടിയിൽ ആയി മരണപ്പെടേണ്ട ഒരവസ്ഥ പ്രളയം മൂലം അവരെ ഒക്കെ വളരെ അധികം പ്രളയം ബാധിച്ചിരുന്നു.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

മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ ജഡം വെള്ളപ്പൊക്കത്തിൽ ശേഖരിക്കാൻ കഴിഞ്ഞി ട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇനി കാണാതെ പോയ മനുഷ്യരുടെയും, മൃഗങ്ങളുടെയും, ജന്തു ജാലങ്ങളുടെയും ജഡവും വെള്ളപ്പൊക്കത്തിലുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞ് വന്നത് മനുഷ്യരെ മാത്രം അല്ല ഇതുപോലുള്ള പ്രകൃതിയിലുള്ള ജന്തുജാലങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ പ്രളയം നന്നായി ബാധിച്ചിരുന്നു. പിന്നെ ഒരുപാട് വൃക്ഷങ്ങൾ കടപൂഴകി വീടുകളുടെ മുകളിലും മറ്റും വീണിരുന്നു. ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും ഒക്കെ വെള്ളപ്പൊക്കത്തിൽ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 ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ മാത്രം അല്ലാ പ്രകൃതിയെ മൊത്തത്തിൽ ജന്തുജാലങ്ങളയും മനുഷ്യരെയും മൊത്തത്തിൽ ബാധിച്ച ഒരു ദുരന്തം ആയിരുന്നു രണ്ടായിരത്തിപ്പതിനെട്ടിലെ നൂറ്റാണ്ട് കണ്ട,

ആയിരത്തിതൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടായിരത്തിപ്പതിനെട്ടിലാണ് പിന്നീട് നാം അത്രത്തോളം വലിയ ഒരു ദുരന്തം കേരളത്തെ മൊത്തത്തിൽ മുങ്ങി താഴ്ത്തി കൊണ്ടുള്ള ദുരന്തം കടന്നുവന്നത്.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 ഇപ്പോ ഞങ്ങടെ ഇവിടെ അടുത്തുതന്നെ വീട് പുഴകളിൽ നിന്നുള്ള വെള്ളം വെള്ളപ്പൊക്കത്തിൽ പുഴ നിറഞ്ഞിട്ട് വെള്ളം ഒഴുകി വീടുകളിലേക്ക് കയറി. വീട് പകുതിയോളം നശിച്ചു. അവരുടെ കടയിലേക്ക് വിൽക്കാൻ വെച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റും കടയിലേക്ക് കൊണ്ടു പോകാൻ ഇരുന്ന വസ്ത്രങ്ങളും മറ്റും, ആകെ വെളളത്തിനടിയിലായി. നാശനഷ്ടമായി, നശിച്ചുപോയി, അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ വീടുകൾ ഒക്കെ നഷ്ട്ടപ്പെട്ട് പോയവർക്ക്,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 ഒരുപാട് ദുരന്തങ്ങളിൽ പെട്ട ഒരുപാട് പേരെ നമുക്ക് അന്ന് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ വളരെ സന്തോഷിക്കാം. നമുക്ക് വളരെയധികം സന്തോഷിക്കാം. കാരണം government ജനങ്ങൾക്കും ഒരുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രളയം ആയിരുന്നു രണ്ടായിരത്തിപതിനെട്ട് സാക്ഷ്യം വഹിച്ചത്. എങ്കിലും ഇങ്ങനെ പല സഹായങ്ങളും ചെയ്ത് നാം അതിനെ അതിജീവിച്ച് പോന്നു.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 ഉണ്ടായിട്ടും അതൊക്കെ നമ്മൾ അതിജീവിച്ച് പോന്നു. അങ്ങനെ ഒന്നും ഒരു പ്ര പ്രളയത്തിനെയും കേരളം കേരളത്തെ തോല്പിക്കാൻ ആകില്ല. കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ഒറ്റ കെട്ടായി കൈകോർത്ത് നിന്നു. അതിനായി പ്രവർത്തിച്ചു, പരസ്പ്പരം സഹായിച്ചു, പണം നൽകി സഹായിച്ചു, goverment ഉം മനുഷ്യനും ഒക്കെ പ്രവർത്തിച്ചു അതിനാൽ രണ്ടായിരത്തിപ്പതിനെട്ടിലെ പ്രളയത്തിൽ നമ്മൾക്ക് അധികം നമ്മളെ ഒന്നും കൊന്നൊടുക്കാൻ ആയില്ല. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു നാം എല്ലാം അതിനെ അതിജീവിച്ച് പോന്നു. അത് വളരെ അധികം മനസ്സില് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആണ്, അഭിമാനം തോന്നുന്ന ഒരു കാര്യം ആണ്. നാം അതിനെ ഒക്കെ അതിജീവിച്ച് പോന്നു എന്ന് ഉള്ളത്. ഒരുപാട് പേർക്ക് ഇപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സങ്കടകരമായ ഭയാനകരമായ ഒരു പ്രതിഭാസം ആയിരിക്കും രണ്ടായിരത്തിപ്പതിനെട്ടിലെ പ്രളയം കൊണ്ടുവന്ന് തന്നത്. . പല മനസ്സുകളിലും ഇപ്പോഴും അത് ഒരു തീരാ ദുഖമായി കടക്കുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മറ്റും പ്രളയം കൊണ്ട് വന്നിരുന്നു. ഇത്രയും അധികം ഞാൻ പറഞ്ഞു. ഇനി അടുത്ത class ൽ നമുക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നന്ദി! നമസ്കാരം! നമസ്ക്കാരം ബാല്യകാലം അന്നും ഇന്നും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഏത് കാലഘട്ടത്തിലായാലും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 school കൾ വളരെ കുറവാണ് ഇന്നത്തെ അംഗൻവാടി പോലെയുള്ള ചെറിയ മുറികളാണ് പണ്ടത്തെ nursery class പിന്ന school ഇൽ ഒന്നാം class ഇൽ ആണ് ചേരുക ഒരു aluminium പെട്ടി ആണ് school bag അതും തൂക്കിപിടിച് ഒരു നടപ്പുണ്ട് പണപ്പെട്ടി കൊണ്ട് നടക്കുന്ന പോലെ അതിൽ പുസ്തകങ്ങളും slate ഉം pencil ലും ഒക്കെ ആയിരിക്കും വച്ചിരിക്കുക പോകുന്ന വഴിയിൽ മഷിത്തണ്ട് ചെടി എടുക്കും അത് ഒന്ന് അമർത്തി പിടിച്ചാൽ നിറയെ വെള്ളം വരും ആ വെള്ളം ആണ് പണ്ട് കാലത്തു slate ലെ എഴുത്ത് തുടച്ചു മാറ്റാൻ ഉപയോഗിച്ചിരുന്നത് വീടിനു അടുത്തുള്ള primary school ലാണ് ആദ്യം ചേർക്കുക സാധാരണ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലം school ന്റെ gate നു മുമ്പിൽ കുട്ടികളെ കൊതിപ്പിക്കാൻ ചെമ്പകപ്പൂവും നെല്ലിക്കയും ചാമ്പക്കയും എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും അന്നത്തെ അഞ്ച് പൈസ കൊടുത്താൽ വേണ്ടുവോളം ഇതെല്ലം വാങ്ങാം

ഇന്നത്തെ യുവജനോത്സവം പോലെ ചെറിയ programme കൽ അന്നും ഉണ്ടായിരുന്നു കായിക മൽസരങ്ങളും നടത്തിയിരുന്ന ആ കൊച്ചു school ൽ നാലാം class വരെ ഉള്ളു primary school ൽ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

ഇവിടേക്ക് എത്തുമ്പോൾ aluminia പെട്ടിയിൽ നിന്ന് bag ലേക്ക് book കൾ താമസം മാറ്റിയിട്ടുണ്ടാകും മഴക്കാലത്തുള്ള യാത്ര ബഹുരസമാണ് നീളൻ പാവാട പൊക്കിപിടിച് മഴയത്ത് കുടയും പിടിച്ചുള്ള ആ പോക്ക് വല്ലാത്തൊരു അനുഭവമാണ് school ൽ എത്തുമ്പോഴേക്കും ആകെ നനഞ് കുളിച്ചുണ്ടാകും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 ഒരു ഇരുപത് minute എങ്കിലും എടുക്കും school ഇൽ എത്താൻ അങ്ങനെ മഴയത്ത് നടന്നുള്ള school ലേക്കുള്ള യാത്രകൾ നല്ല രസമായിരുന്നു ഒരു നാലോ അഞ്ചോ പേരടങ്ങുന്ന കുട്ടി സംഘങ്ങൾ ഒന്നിച്ചായിരിക്കും പോക്കും വരവും ഇന്നത്തെ പോലെ ആരും school ഇൽ കൊണ്ട് വിടാൻ വരില്ല ആ കാലഘട്ടങ്ങളിൽ തട്ടിക്കൊണ്ടുപോകലോ പീഡനങ്ങളോ ഒന്നും അധികം കേൾക്കാത്ത ഒരു കാലമാണ് അതു കൊണ്ട് മാതാപിതാക്കൾ വലിയ പേടിയൊന്നും കാണിക്കാറില്ല പക്ഷെ ഇന്നത്തെ കുട്ടികളോ നല്ല ഭംഗിയുള്ള uniform ധരിച് polish ചെയ്ത shoes എല്ലാം ഇട്ടാണ് school ലേക്ക് പോവുക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 മിക്കവാറും കുട്ടികൾ school bus ലായിരിക്കും യാത്ര അമ്മമാർ മക്കളെ വിടാൻ bus stop ഇൽ കാത്തുനിൽക്കുന്നുണ്ടാകും കുട്ടികൾ കണ്ണിൽ നിന്നും മറയുന്ന വരെ അവർ നോക്കിനില്ക്കും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 ഇവർക്ക് കിട്ടുകയില്ല നനഞു കുതിരാതെ വൃത്തിയിൽ school ഇൽ എത്താം 'അമ്മ കൊടുത്ത് വിടുന്ന tiffin എല്ലാം കഴിച്ചു സുഖത്തിൽ പോയി വരാം ഒരേ school ൽ തന്നെ പന്ത്രണ്ടാം class വരെ പഠിക്കുകയും ചെയ്യാം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 നടുക്ക് ഒരു തറവാടും അതാണ് നാട്ടിൻ പുറങ്ങളിൽ സാധാരണ കാണുന്ന കാഴ്ച അതിനു ചുറ്റും മക്കളും മരുമക്കളും സഹോദരങ്ങളും താമസിക്കുന്നുണ്ടാകും വേനൽ അവധി വന്നാൽ മിക്കവാറും കുട്ടികൾ എല്ലാം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 പ്ലാവ് സപ്പോട്ട പേരക്ക ചാമ്പക്ക കോടപുളി വാളൻപുളി കശുമാവ് എന്തെല്ലാം തരം മരങ്ങളായിരുന്നു അന്നെല്ലാം തൊടിയിൽ ഉണ്ടായിരുന്നത് ത്രിയൂർമാങ്ങ തല്ലിക്കുടിയൻ മൽഗോവ അങ്ങനെ എത്ര തരം മാവുകൾ ആയിരുന്നെന്നോ ചുറ്റും കളി കഴിഞ്ഞാൽ ചുറ്റും കാണുന്ന മരങ്ങളിലെ ഫലങ്ങൾ പറിച്ചു തിന്നും അതായിരുന്നു അക്കാലത്തെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം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

ആ സമയത്ത് അവിടെ വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള പൊട്ടു വെള്ളരിയും കുമ്മട്ടിങ്ങയുമാണ് ദാഹശമനത്തിന് ഉപയോഗിക്കുക അതിലും രസം സ്വന്തം പാടത്തെ കക്കിരി പൊട്ടിക്കാതെ അപ്പുറത്തെ പാടത്തെ കക്കിരിപൊട്ടിക്കാനായിരിക്കും കുട്ടിപ്പട്ടാളത്തിന് ഇഷ്ട്ടം കാരണം സ്വന്തം പാടത്തെ പിഞ്ച് കക്കിരി തിന്നാൽ ആവോളം ചീത്ത വീട്ടിൽ നിന്നും കിട്ടും പറമ്പിൽ നിന്നും കിട്ടുന്ന തിരിച്ചു കടിക്കാത്ത എന്തും തിന്നും ആ കാലത്ത് കശുവണ്ടി മണ്ണിൽ വിളിച് ഉണ്ടാക്കുന്ന പരിപ്പ്

അച്ചപ്പം കുഴലപ്പം എള്ളുണ്ട കായവറുത്തത് ഉണ്ണിയപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കുട്ടികൾക്ക് തിന്നാൻ കിട്ടും തറവാട്ടിൽ നിന്ന് അക്കാലത്ത് നമ്മുടെ മക്കൾക്ക് ഈ കാലത്ത് നേരെത്തെ എഴുതിയ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 മരത്തിൽ നിന്ന് പൊട്ടിച് തിന്നുമ്പോൾ ഉള്ള ആ ഒരു സുഖം അവർക്ക് കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും അതൊന്നും പരിചയമില്ലാത്ത അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല നല്ല pasta യും noodles ഉം pizza യും burger ഉം കഴിക്കുന്ന അവർക്ക് പഴയ പലഹാരങ്ങൾ ഒന്നും ഇഷ്ട്ടപെടാൻ സാധ്യത ഇല്ല മണ്ണപ്പം ചുടുന്നതും മഴ വെള്ളത്തിൽ കളി വഞ്ചി ഉണ്ടാക്കി ഒഴുക്കി കളിക്കുന്നതും ഉത്സവങ്ങൾക്കും പള്ളി പെരുന്നാളിനും പോകുമ്പോൾ വാങ്ങുന്ന കുപ്പിവളകളും plastic വളകളും പീപ്പികളും പല നിറത്തിലുമുള്ള ആകൃതിയിലുമുള് balloon കളും സൂക്ഷിച്ചു വെക്കുന്നതും മയിൽ‌പീലി book നുള്ളിൽ സൂക്ഷിച്ചുവെച് പെറ്റുപെരുകാനായി കാത്തിരിക്കുന്നതും എല്ലാം മനസ്സിൽ ഓർത്തുവെക്കുന്ന പഴയ കാലത്തേ മനോഹരമായ ഓർമ്മകളാണ് പണ്ടത്തെ കുട്ടികൾ മിക്കവാറും മരം കേറികളായിരിക്കും കശുമാവിന്റെ ബലമുള്ള ശാഖകളിൽ കുറെ കുട്ടികൾ ഒന്നിച്ചു നിൽക്കാം പിന്നെ ആ ശാഖയെ കുലുക്കി കുലുക്കി ഒരു നിൽപ്പുണ്ട് കുറെ നേരം അങ്ങനെ നിന്ന് കളിക്കും കുട്ടികൾ ഓല കൊണ്ടുള്ള പന്തുകൾ കൊതുമ്പു പാളയിൽ ഇരുന്നുള്ള യാത്രകൾ കുട്ടിയും കോലും കളിക്കുന്നത് താഴ്ത്തിക്കളിക്കുന്നത് കുറെ ചതുരങ്ങൾ വരച്ചു അതിൽ ഒരു കല്ല് കഷ്ണം ഇട്ട് ത പൊങ്ങികളിക്കുന്നത് കുട്ടികൾ വട്ടത്തിൽ ഇരിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പിന്നിൽ തൂമ്പ ചെടിയിട്ടു ഓടിച്ചിരുന്നത് നാരങ്ങാപ്പൽ ചൂണ്ടക്ക് രണ്ട് കളികൾ കട്ടുറുമ്പിന്റെ കാതുകുത്തി കളി എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പിന്നിൽ തൂമ്പ ചെടി ഇട്ടു ഓടിച്ചിരുന്നത് കല്ലുകളി ഈർക്കിലി കൊണ്ടുള്ള കളികൾ അങ്ങനെ കുറെ നാടൻ കളികൾ ഉണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്ത് അത് കൂടാതെ കുളത്തിൽ ചാടി തല്ലി അലച്ചു കുളിക്കാം അന്നൊക്കെ മുതിർന്നവർ വന്ന് കുളത്തിൽ നിന്ന് എഴുന്നേറ്റു പോകാൻ പറയുന്നതു വരെ നീന്തി തുടിക്കും തോട്ടിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കാം കുഞ്ഞു തോടുകളിൽ തോർത്ത് വെച്ച് കുഞ്ഞു മീനുകളെ പിടിക്കാം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 വടികളും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞു ഓലവീട് അതിൽ കുഞ്ഞുപാത്രങ്ങളും സാധനങ്ങളും എല്ലാം വെച്ച് അച്ഛനും അമ്മയും ആയി കളിക്കൽ അത് ബഹുരസമായിരുന്നു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 പാട്ട് പഠിത്തവും dance ഉം എല്ലാം പഴയ കാലത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഏത് പ്രായത്തിനും പറ്റിയ എന്തെല്ലാം തരം കളി സാധനങ്ങളാണ് ഇന്ന് market ഇൽ ഉള്ളത് അത് മാത്രമല്ല കുട്ടികൾക്ക് ഇന്നാണെങ്കിൽ cricket basket ball football tennis ഇവയെല്ലാം ചെറുതിലെ പഠിക്കാൻ സഹായിക്കുന്ന academy കൾ ഇഷ്ടംപോലെ ഉണ്ട് കുട്ടിയുടെ അഭിരുചി മനസിലാക്കി അതിൽ ചേർത്തു പിടിക്കാം പിന്നെ video game play station അങ്ങനെ എന്തെല്ലാം കളികൾ ബുദ്ധിപരമായി കളിക്കുന്ന chess scribble mastermind young അങ്ങനെ കുറെ കളികളാണ് കുട്ടികൾക്കായിട്ട് ഉള്ളത് പലതരത്തിലുള്ള instruments പഠിക്കാം swimming പഠിക്കാം ഏത് കാര്യത്തിലാണ് കുട്ടികൾക്ക് കഴിവുകൾ ഉള്ളതെന്ന് കണ്ടെത്തി അതിനെ മൂർച്ചപ്പെടുത്തി മിടുക്കനോ മിടുക്കിയോ ആക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ പണ്ടെല്ലാം ചെറിയ പ്രായത്തിൽ ഉടുപ്പുകളോ പാവാടയും jacket ഓ അല്ലെങ്കിൽ ധാവണിയോ ആയിരുന്നു ധരിക്കാനുള്ളവ വസ്ത്രങ്ങൾ അത് വളരെ കുറവ് എണ്ണം ആയിരിക്കും ഉണ്ടാവുക ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ ഉത്സവത്തിനോ അടുത്ത ബന്ധുക്കളുടെ കല്യാണങ്ങൾക്കോ ആയിരിക്കും പുതു വസ്ത്രങ്ങൾ വാങ്ങുക പട്ടുപാവാട ആണ് അതിൽ മുന്തിയ dress ഇന്നാണെങ്കിൽ എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള dress കൾ ആണ് കുട്ടികൾക്ക് ഉള്ളത് അതും എന്തെല്ലാം തരത്തിൽ പല തരം ചോളികൾ jeans pants അത് gown സൽവാർ പലാസോ പല ഇറക്കത്തിൽ ഉള്ള skirt കൾ അങ്ങനെ കുട്ടികളുടെ ഇഷ്ട്ടത്തിനനുസരിച് അവർക്ക് എന്തും ധരിക്കാനുള്ള സ്വാതത്ര്യം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നുണ്ട് ആശയ വിനിമയത്തിനായി വെറും post card കളും inland ഉം മാത്രമാണ് പണ്ട് കാലത്ത് കുട്ടികൾ ഉപയോഗിച്ചിരുന്നത് ഇതിനുപുറമെ telegram ഉം trunk call മാണ് പണ്ട് മുതിർന്നവർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത് കാലം മാറിയപ്പോൾ കറക്കുമ്പോൾ ഒച്ച കേൾക്കുന്ന phone കളും പലതരത്തിലുള്ള mobile phone കളും കിട്ടി ഇപ്പോൾ വാട്സ്ആപ്പ് ഫേസ്ബുക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കുട്ടികൾക്ക് തമ്മിൽ ആശയവിനിമയം നടത്താൻ ഈ corona കാലത്ത് പിന്നെ പറയണ്ട കൊച്ചു കുട്ടികൾ വരെ electronic ഉപകാരങ്ങൾ ഉപയോഗിക്കുന്നു ഒരു വിരൽ തുമ്പിലാണ് അവരുടെ കാര്യങ്ങൾ എല്ലാം നടക്കുന്നത് പണ്ടു വാർത്തകൾ അറിയണമെങ്കിൽ പത്രം വായിക്കണം ഇന്നോ ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചാൽ എന്ത് വിവരം വേണമെങ്കിലും കുട്ടികൾക്ക് ലഭിക്കും പണ്ടെല്ലാം വീടുകളിൽ ചെറിയ radio കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രഭാത ഗീതത്തിൽ തുടങ്ങുന്ന ഒരു ദിവസം പിന്നെ വാർത്തകൾ ലളിത ഗാനങ്ങൾ radio നാടകങ്ങൾ എല്ലാം ഉണ്ടാകും എൺപതുകളുടെ അവസാനത്തിലാണ് tv കൾ നാട്ടിലെത്തി തുടങ്ങിയത് ചിത്രഗീതവും ചിത്രഹാറും ഒന്നോ രണ്ടോ tvserial ഉം മാത്രമുള്ള ദൂരദർശനാണ് ഉണ്ടായിരുന്നത് സാങ്കേതിക വിദ്യയിൽ, മുന്നേറ്റം നേടിയ നമുക്ക് ഇന്ന് channel കളുടെ ഒരു ചാകരയാണ് ഉള്ളത് കുട്ടികൾക്ക് ആഗ്രഹം ഉള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാം internet സൗകര്യം ഉള്ളത് കൊണ്ട് ഏത് പരിപാടികൾ കാണാനും അറിവുകൾ ലഭിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇക്കാലത്ത് പണ്ട് ചെമ്മൺ പാതകൾ ഉള്ള ഗ്രാമങ്ങളിലായിരുന്നു അധികവും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 ചെറിയ ദൂരത്തേക്ക് ചിലപ്പോഴെല്ലാം cycle rickshaw യിൽ സഞ്ചരിക്കും ഒരു cycle ന്റെ പിറകിൽ നന്നായി മൂടിയിട്ടിട്ടുള്ള ഒരു കൊച്ചു വാഹനമാണ് ഇത് ഇതിന്റെ modern രൂപമാണ് autorickshaw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 വിനോദ സഞ്ചാര സ്ഥലങ്ങൾ പക്ഷെ ഇന്നത്തെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉള്ളത് പലതരത്തിലുള്ള amusement park കൾ കളിക്കാനും picnic നടത്താനും പറ്റിയ park കൾ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 രണ്ട് കാലഘട്ടങ്ങൾക്കും അതിന്റെതായ പ്രതേകതകൾ ഉണ്ട് ഒരു പ്രകൃതിയോട് ഇണങ്ങിചേർന്നുള്ള കുട്ടിക്കാലം കൂട്ടുകുടുംബങ്ങളിൽ നിന്നുള്ള സ്നേഹവും പരസ്‌പര സഹായങ്ങളും ആവോളം കിട്ടിയിട്ടുള്ള കാലം അന്ന് അവനവന്റെ പരിശ്രമത്താൽ മാത്രം ഉയർച്ച നേടാൻ കഴിയുമായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യയിൽ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം. അണുകുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്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 എല്ലാ കുഞ്ഞുങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹര കാലഘട്ടമായ ബാല്യകാലം ആവോളം ആസ്വദിക്കട്ടെ അതിർവരമ്പുകൾ ഇല്ലാത്ത പേടിയോ ആദിയോ ഇല്ലാത്ത നിഷ്കളങ്കമായ ബാല്യകാലം ബാല്യമില്ലാതാകുന്ന ബാല്യ കാലം കുട്ടിക്കാലം ഓർമ്മയിൽ ഒരു മയിൽപ്പീലി ആയി സൂക്ഷിക്കുന്നവരാണ് നാമെല്ലാവരും അതിന് പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല കുട്ടിക്കാലത്തെ മാധുര്യമൂറുന്ന സ്‌മൃതികൾ അയവിറക്കാത്ത മഹാന്മാ രഥന്മാരുമില്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അയാളുടെ കുട്ടിക്കാലം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്

കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് ബാല്യകാലം കുസൃതിയുടെയും പഠനങ്ങളുടെയും കളികളുടെയും സമൃദ്ധിയുടെയും കാലമാണ്

കുയിലിന്റെ പാട്ടിന് എതിർപ്പാട്ടു പാടാൻ ഇന്ന് അവനു നേരമില്ല online class ഉം നിരവധി game കളും smart phone ഉം കാത്തിരിക്കുന്നു ബാക്കി വാട്സാപ്പിലും ഇൻസ്റാഗ്രാമിലും കയറാനുള്ള സമയമാണ് കുളം കലക്കിയതും ഊഞ്ഞാലാടിയും കൂട്ടു കൂടിയും കുട്ടിക്കാലം ആസ്വദിക്കുന്ന പഴയ കുട്ടികൾ ഗൃഹാതുരമായ ഒരു നൊമ്പരമായി മാറി നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? കൂട്ടികളെ നാം അകത്തളങ്ങളിൽ തളച്ചിരിക്കുന്നു television miniscreen നും mobilephone നും അപ്പുറത്തുള്ള ലോകം കുട്ടികൾക്ക് അന്യമായി മാറി കുട്ടികളുടെ രുചിയും മണവും കാഴ്ചയും നിയന്ത്രിക്കുന്ന വിഭവങ്ങൾ ഒരുക്കാൻ channel കളും online മാധ്യമങ്ങളും മത്സരിക്കുന്നു പാശ്ചാത്യ tv ശൃംഖലയുടെ cable ഉകൾ നമ്മുടെ സ്വീകരണ മുറികളിൽ അടക്കി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 കുട്ടിക്കാലം പിന്നിടുന്നതിനിടയിക്ക് അവൻ mini screen ലും online game കളിലും എത്ര കൊലപാതകങ്ങളാണ് കാണുന്നത് എത്ര സങ്കട്ടനങ്ങൾ എന്തെല്ലാം ആഭാസങ്ങൾ ഇതെല്ലം അവന്റെ വ്യക്തിധ്വരൂപീകരണത്തെ സ്വാധീനിക്കുന്നു സംസ്ക്കാരത്തിന്റെ മേഖലയിൽ കടന്നു കയറിയ television നും online മാധ്യമങ്ങളും കുട്ടിത്തം കവർന്നെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ